ഞങ്ങക്ക് വെയിലടിച്ചാലും കൊഴപ്പൊന്നുല്ല ഞങ്ങക്ക് വെള്ളം വറ്റാത്ത സ്ഥ area ആണ്

വെള്ളം വറ്റാത്ത കിണറുണ്ട് ഉം ഉം വെള്ളം വറ്റാത്ത കിണറുണ്ട് ഞമ്മളീ മലൻറെ അടീലായോണ്ടെ വെള്ളം ഉണ്ട്

ഉരുൾപൊട്ടൽ ഏത് നിമിഷും ഇണ്ടാവും മാങ്ങൻറെ ഒരു side പൂണ്ട പോലെ പൂണ്ട്ക്ക്ണു മല

മലമ്മന്ന് കല്ല് ഞ എൻറെ വീട്ടിക്കൊന്നു എത്തലില്ല correct മലയുടെ അവിടൊന്നല്ലല്ലോ correct മലയുടെ അവിടൊന്നല്ലല്ലോ വീട് അതെ മലൻറെ

മഴല്ലാ time പ്രകൃതി ഭംഗി ആസ്വദിക്കാലെ അപ്പൊ പ്രകൃതി ഭംഗി ആസ്വദിചാൻ മലമ്മ കേറു ഒന്നും വാണ്ട ഇപ്പൊ മല പൊട്ടണോണ്ട് മൃഗങ്ങളൊക്കെ നമ്മളെ തൊടൂ കൂടിയാ

രാവിലെ മയില് കൊരങ്ങൻ

കൊരങ്ങാനൊക്കെ ഇണ്ടാവലിണ്ട് ഉം

അയിറ്റിങൾ അങ്ങന ഉപദ്രവൊന്നുല്ല ഓര് തേങ്ങ കട്ട് തിന്നുന്നെ ഉള്ളൂ എന്തായാലും മഴ എന്തായാലും രണ്ട് മൂന്ന് മാസുണ്ടാവൂലെ ഓര സ്ഥലത്ത് വന്നാണ്ട് മ്മള് ഓലെ വീട് ഇതൊക്കെ പൊളിച്ച പിന്നെ ഓല് നമ്മള നാട്ടിക്കെറങ്ങന്നല്ലാതെ പിന്നെ എവടക്കാ പോവാ ആ എന്തായാലും നീ മഴ എന്തായാലും രണ്ട് മൂന്ന് മാസിണ്ടാവും അത് ഒറപ്പാ അയിന്റുള്ളിൽ ഇപ്പൊ എന്തേലൊക്കെ തീരുമാനാവും ചെയ്യും

അനക്കൊന്നും പറ്റൂല ഈ ചീത്താൾക്കാരെയൊക്കെ കൊറേ കാലം ഇങ്ങനെ ജീവിപ്പിക്കുംന്ന് പറയുന്ന കേക്കലിണ്ട്

okay ആ

ആഹ് എന്താ പിന്നെ വേറെ വിശേഷങ്ങള്? അച്ഛനും അമ്മയും ഒക്കെ എന്തു പറയുന്നു.

ആഹ് ആഹ് പിന്നെ എന്തായി result ഒക്കെ വന്നോന്ന് ചോദിച്ചപ്പം വിളിച്ചതും പറഞ്ഞതൊന്നുമില്ലല്ലോ? എന്തായി result ഒക്കെ ഞാന് പിന്നെ result വന്നിട്ട് പിന്നെ അതിന്‍റെ തിരക്കില് അങ്ങനെ വിളിക്കാന്‍ മറന്നുപോയ്‌ ഞാനെ. ആഹ് അഹ് എത്രണ്ട്? mark ഒക്കെ എങ്ങനെ ഉണ്ട്? എത്ര percentage ഉണ്ട്?

Eighty five percentage ഉണ്ടല്ലേ. അപ്പൊ വല്യ തരക്കേടില്ലാത്ത mark തന്നെയാണ്.

കൊഴപ്പ ഇല്യ mark കൊറവാണ്. ആഹ് class ഇല് ഏകദേശം അഞ്ചോ ആറോ പേരോക്കെ fail ആയിട്ടുണ്ട് അത് ഇപ്പം എന്താ അവര് പഠിക്കാത്തോണ്ടാണോ? അതോ അവിടത്തെ education system പോരാത്തോണ്ടാണോ? Education system ഒക്കെ നല്ല system ആണ്. കാരണം എന്താ ninety five-nintey eight ഒക്കെ വേടിച്ച കുട്ടികള്‍ ഒക്കെ ഉണ്ട് അവിടെ. ഉണ്ടല്ലേ. അല്ലാതെ പിള്ളാര്‌ പഠിക്കാത്തോണ്ടെ ഒക്കെയല്ല. കാരണം ചില പരീക്ഷകള്‍ക്ക് അല്ലെങ്കില്‍ ചെല school ഉകള്‍ക്ക് ഒക്കെ പ്രശ്നം ഉണ്ടല്ലോ. ചെല school ഉകളില്‍ പഠിപ്പിക്കുന്ന രീതി വരുടെ ഒരു education criteria യുടെ mistake വന്നിട്ട് ചെല കൊറേ പിള്ളേര്‍ക്ക് പഠിക്കാന്‍ ബുദ്ധിമുട്ട് വരുന്ന ഒരു scene ഒക്കെ ചെല സ്ഥലത്ത് ഒണ്ടാകാറുണ്ട്. ആഹ് അങ്ങനെയല്ല അവര്ക്ക് അവരായിട്ടു എന്താ ഇതായിട്ടു നടന്നിട്ടാ. കാരണം അവര് class ഇല് കുറച്ചു ഒഴപ്പി ഇതായ teams ആയിരുന്നു. അപ്പഴേ teacher പറഞ്ഞിരുന്നു. പക്ഷെ, അങ്ങനെ വല്യ serious ആക്കി എടുക്കാനിട്ടു ആ അത് ശരി. പിന്നെ പൊതുവേ രണ്ടുമൂന്നു പരീക്ഷകൾ tough ആയിരുന്നു. English ഒക്കെ കൊറച്ചു tough ആയിരുന്നു. ആ english ഞാന്‍ കേട്ടു. Question paper ഇന്‍റെ pattern എന്തോ VHSC ക്കാരുടെ pattern ആയെന്നോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങള്‍ കേട്ടു. എന്നിട്ട് എന്തോ അവരുടെ question paper ഇട്ട ആളുകള്‍ക്ക് punishment ഓ, transfer ഓ എന്തോ ഒക്കെ suspension ഓ അങ്ങനെ എന്തൊക്കെയോ mistake കേട്ടു.

അത്രയ്ക്ക് അങ്ങോട്ട്‌ പഠിച്ചു മുന്നേറാന്‍ പറ്റാത്ത കുട്ടികള്‍ക്ക് ഇന്നത് മാത്രേ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു pattern പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ, ഇവര് അവസാനം നോക്കിയപ്പോള്‍ ഈ pattern ഇലുള്ള ഒരു ചോദ്യം പോലും അതില് വന്നില്ല.

ആഹ് അല്ലാ ഈ fail ആയ പിള്ളേരൊക്കെ എന്താ ചെയ്യുന്നേ? ഇനിയിപ്പോ exam എഴുതിയെടുക്കുന്നുണ്ടോ? അതോ വേറെന്തേലും higher studies ഇലേക്ക് പത്താം class ഇന്‍റെ certificate വച്ച് പോകാന്‍ പറ്റുന്ന courses ഉണ്ടല്ലോ? PolyITI അപ്പൊ അതിനൊക്കെ പോവാണോ? അതോ ഈ Plus two തന്നെ continue ചെയ്യാണോ say exam ഓ, അല്ലെങ്കില്‍ improvement ഒക്കെ എഴുതീട്ട്. Say Exam എഴുതണ കുട്ടികള്‍ ഉണ്ട്.

ഉം അല്ലാ ഇനി നീ ഇപ്പം നീ എന്താ plan. നിനക്കിപ്പം എന്തായാലും അതൊന്നും നോക്കണ്ടല്ലോ. നിനക്ക് എമ്പത്തഞ്ചു percentage ഇല്ലേ? നീ ഇപ്പം ഇനി എന്താ ചെയ്യണേ അടുത്തത്.

Commerce ആഹ് അതിപ്പോ എങ്ങനെ Bcom withCA എന്ന് പറയുമ്പോ chattered accountant ഓ, അതോ computer application ഓ

Chattered accountancy പഠിക്കുന്നത് chattered accountant ആകണമെന്നാണ് ആഗ്രഹം. പക്ഷെ, എന്താന്ന് വച്ച് കഴിഞ്ഞാ നമുക്ക് degree യും അതുകൂടി ഒപ്പം കൊണ്ടുപോകാന്‍ പറ്റുവോന്നു അറിയില്ല. കാരണം ഒരു പാട് paper എഴുതിയെടുക്കാനുള്ള ഒരു ആഹ് വിഷയം ആണല്ലോ chattered accountancy അത്ര അത് main ആയിട്ട് അഞ്ചു വര്‍ഷത്തിന്‍റെ course അല്ലേ ശരിക്കും നമ്മള്‍ എടുക്കുകയാണെങ്കില്.

അത് ശരിക്കും എന്തായാലും ഒരു മൂന്നു വര്‍ഷം കൊണ്ട് balance ചെയ്ത് പോകല് നടക്കില്ല. ശരിക്കും നല്ലതെന്ന് പറഞ്ഞാല്‍ ഒന്നുകില്‍ CA ഇപ്പം തന്നെ എടുക്കുക. അതല്ലാങ്കില്‍ Bcom with CA എടുക്കുകയായിരിക്കും നല്ലത് അല്ലേ? അങ്ങനെയല്ല. Bcom withCAcomputer application ആണ്. അത് എടുത്തതിനു ശേഷം നമ്മള് ആഹ് അതിന്‍റൊപ്പം തന്നെ private ആയിട്ട് അല്ലെങ്കില്‍ വേറെ ഏതെങ്കിലും coaching ആയിട്ട് നമ്മള് ഈ CA എടുക്കണം. Chattered accountancy എടുക്കുക. അതിനു ശേഷം ആ chattered accountancy എടുത്തിട്ടു degree ഈടൊപ്പം മൂന്നുകൊല്ലം അത് പഠിക്കുക. അതിനുശേഷം നമ്മള് ഈ PG എടുക്കൂലോ. PG ഇക്ക് പകരം വീണ്ടും അതന്നെ രണ്ടു വര്‍ഷം chattered accountancy മാത്രായിട്ടു പഠിക്കുക. പിന്നത് പഠിച്ചിട്ട് പരീക്ഷയിൽ പരീക്ഷ അത്യാവശ്യം tough paper ആവും. കാരണം, അങ്ങനത്തെ ഒരു job ആണത്. അതുകൊണ്ട് ഏർ

ആ അത് കൊഴപ്പമില്ല. അത് തന്നെയാ നല്ലത്. നമ്മൾ ഒന്നിൽ concentrate ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൽ തന്നെ എടുക്കുക നല്ലത്. പിന്നിപ്പം ഇന്ത വേറെ ഇപ്പൊ ഇവിടെ എവിടാ കൊടുക്കാനാ നീ ഉദ്ദേശിക്കണേ. ഏതു university ആ നോക്കണേ? Calicut ആണോ അതോ Kerala university ആണോ ഞാന് calicut university. Calicut university ലാ. പിന്നെ പൊതുവേ ഇപ്പോ എവിടെ എല്ലാരും പറയണേ ആദ്യം പിള്ളേര് ഈ plus two കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറൊരു higher studies B. Com ആണെങ്കിലും അല്ലെങ്കില്‍ ഒക്കെ കഴിഞ്ഞാലും എല്ലാരും abroad പോവുക. വിദേശത്ത് പോകുക. നീയെങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടോ പോവാന്‍. വിദേശത്ത് പോവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അല്ല ഇപ്പോൾ ഇത് എന്തുകൊണ്ട് പോവാനീ പിള്ളേര് കാരണം കൂടുതലായി കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ജീവിത സാഹചര്യം

ഒരു മാറ്റം വന്നു തുടങ്ങുന്നത് ബാംഗ്ലൂര്, കൊച്ചി മുംബൈ പോലത്തെ സ്ഥലങ്ങളിലാണ്. ബാക്കി എല്ലാ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങൾ എടുത്താലും, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങൾ എടുത്താലും ഒക്കെ ഈ പറഞ്ഞപോലെ രാത്രി ഒരു എട്ടു മണി ഒമ്പത് മണി കഴിഞ്ഞാല്‍ അടച്ചുപൂട്ടി വീട്ടിലിരിക്കുക. അതാണെങ്കി ആവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക, ഒരു entertainment ഇല്ല. അല്ലെങ്കില്‍ വീട്ടുകാരുടെ permission ഇല്‍ ജീവിക്കുക. അങ്ങനെയൊക്കെയാണ് ഒരുപാട് പിള്ളേര് ജീവിക്കുന്നത്. അപ്പൊ അതൊന്നും ഒരു life മാറിയിട്ടുണ്ട്. അല്ലെങ്കില്‍ ഇപ്പൊ കാനഡ ആണെങ്കിലും, യുകെ ആണെങ്കിലും അവിടത്തെ സ്ഥലങ്ങള്‍ക്ക് ഒരു life എന്ന് പറയുന്നത് അത് ഒരു experience അല്ലേ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണോ main ആയിട്ട് പോകുന്നത് അതോ ഇവിടത്തെ education system ത്തിന്‍റെ പോരായ്മയാണോ അതില് തോന്നുന്നത്. എനിക്ക് രണ്ടും തോന്നുന്നുണ്ട് കേട്ടോ. Education system ത്തിന്‍റെ ഒരു പോരായ്മ ആയിട്ടും തോന്നുന്നുണ്ട്. കാരണം, നമ്മള് പഠിക്കുന്ന syllabus ഒക്കെ പഴയ syllabus ആ. അതൊന്നും ഒരു company ക്കും ആവശ്യമില്ല. ഇപ്പൊ Bcom പഠിക്കാനായാലും ശരി technical base പഠിക്കണമെങ്കിലും ഒക്കെ ഈ പ്രശ്നം തന്നെയാ. ഞാനിപ്പോള്‍ BTech കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഒന്നും ആ ഞങ്ങളവിടെ പഠിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ IT company ഇക്ക് ആവശ്യമില്ല. ആ company day today എല്ലാ technologies ഉം change ആകും. എല്ലാ domains ഉം change ആകും. അവര്ക്ക് വേണ്ടത് ആ particular domains അല്ലെങ്കില്‍ ആ company work ചെയ്തിട്ടുള്ള domain ഇല്‍ specialize ചെയ്തിട്ടുള്ള ആരെങ്കിലും ആരോ ഇതില്‍ talent ഉള്ള candidate ആണ് അവര്‍ക്ക് വേണ്ടത്. പക്ഷെ ഈ ഒരു ഇവിടുത്തെ വിദ്യാഭ്യാസ system പ്രകാരം നമ്മള് പഠിച്ചെന്നു പറഞ്ഞു നിക്കും. നമ്മള് പഠിക്കുന്നതെന്താ എത്രയോ കൊല്ലം മുന്നേയുള്ളഇപ്പം ഞങ്ങള് പഠിച്ചപ്പോ ഞാന്‍ പറഞ്ഞല്ലോ C

Calicut university യിലുള്ള BCABSC പോലുള്ള subject ഉകളുണ്ട്. വേറെ university യിലുണ്ട്. എല്ലാ university ഈം ഈ പറഞ്ഞ പോലെ അങ്ങനെയിട്ടു കളിക്കുകയാണ്.

ഇവിടെത്തെ education system ത്തിനെ പറ്റി പറയുകയാണെന്ന് വച്ച് കഴിഞ്ഞാല്‍ നമ്മള് പൊറത്ത് ഇപ്പം പഠിക്കണേ നമ്മള്‍ പൊറത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കില്‍ നമുക്ക് ഒരുപാട് advantages ഉണ്ട്. ഇവിടുത്തെ അത്ര മോശമാണെന്നല്ല ഞാൻ പറയണത്. പക്ഷേ ഇവിടുത്തെക്കാളും ഒരുപാട് advance technology ആണ് നമ്മടെ ഇപ്പം പൊറത്തുള്ളേ. ഈ പ്രദേശത്ത് നിന്ന് നമ്മളടെ അവിടുന്ന് വിട്ടാ തന്നെ ഉണ്ട്. ഈ പറഞ്ഞപോലെ കൊച്ചി ബാംഗ്ലൂര് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഉണ്ട്. പക്ഷേ ഇന്ത്യനേക്കാൾ കൂടുതൽ advance ആയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ ഉണ്ട്. അവിടെ പോയിട്ട് ജോലി ചെയ്യുകയാണെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ life ഇന്‍റെ style തന്നെ ഒന്ന് മാറുമല്ലോ.

പോകാൻ വേണ്ടിയിട്ട് കാര്യമൊന്നും വലിയ ഇതുള്ള കാര്യമല്ല. ഇപ്പോൾ അങ്ങനെ എല്ലായിടത്തും ഇത് ആക്കണമെന്നില്ല tallyExcel ഉം കാര്യങ്ങളും തന്നെയാണ്. എന്നാല്‍ തന്നെ tally യുടെ course ഇന് ചേര്‍ന്നു. Vacation ഒക്കെ അല്ലേ. Vacation ഒക്കെയല്ലേ ഞാൻ Tally ക്ക് ചേരാം എന്ന് വിചാരിച്ചിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പോ അതില് vacation course ആയിട്ട് ചെയ്യുകയാണ്. അത് ശരിക്കും ഏർ നാല് മാസത്തെ course ആണ്. അത് Tally company നേരിട്ട് അതിന്‍റെ certificate ഒക്കെ തരുന്നുണ്ട്. ഞാനിപ്പോ vacation ആയതുകൊണ്ട് കൂടുതൽ നേരം ഒരു ദിവസം രണ്ടു മണിക്കൂർ ആണ് ഞാൻ ഒരു ദിവസം നാലു മണിക്കൂറോ, ഉച്ച തൊട്ട് വൈകുന്നേരം വരെ, രാവിലെ തൊട്ട് വൈകുന്നേരം ഒക്കെ ഇരുന്നിട്ട് ആ course വേഗം complete ചെയ്യുവാ. Vacation തീരുമ്പോഴേക്കും ആ course complete ചെയ്യണമെന്ന് രീതിയിൽ അതിനുശേഷം നാലുമാസം കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം പോയാൽ മതി. അതായത് അവിടെ record ഇല് കാണിക്കും നാല് മാസം course ചെയ്തൂന്ന് തന്നെയാണ്.

നമ്മടവിടത്തെ salary യും advantages ഉം വച്ച് നോക്കുമ്പോള്‍ അപ്പൊ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും foreign ഇല്‍ പോയിക്കഴിഞ്ഞാല്‍ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാന്‍. ആ പക്ഷെ അത് ശരിയാണ്. പക്ഷെ ഇവിടത്തെ syllabus ഇന്‍റെ കാര്യങ്ങള് ഞാന്‍ ആദ്യം തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഇപ്പം നോക്കി നോക്ക് നമ്മുടെ NCERT ക്കാര് ചെയ്ത പരിപാടികള്. ഇപ്പൊ highschool highschool ത്തെ text book ല് വന്ന പലകാര്യങ്ങള് ഇന്ത്യയുടെ ബന്ധപ്പെട്ട പലകാര്യങ്ങളും അവര് എന്തു ചെയ്യുന്നു. അവര് എടുത്ത് ഒഴിവാക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു news വന്നിരുന്നു. നമ്മടെ periodic table എല്ലാം എടുത്ത് ഒഴിവാക്കുകയാണ്. വേറെ എന്തോ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഭാഗം history യില്‍ നിന്നും ഒഴിവാക്കുകയാണ്. Education system ത്തിനെ ഇവർ എന്താ ചെയ്യുന്നേ പൊളിച്ചെഴുതുകയാണ് എന്ന് തോന്നുന്നേ കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഇന്ത്യയുടെ ചരിത്രം പത്താം class ലൊക്കെ history യും, geography യും ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ social science ഇല്‍ അപ്പോയി history യില്‍ നമ്മള്‍ ഓരോ മഹാലിംഗങ്ങളും, ചക്രവര്‍ത്തിമാരെ കുറിച്ചും സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചൊക്കെ പഠിച്ചു. പക്ഷെ, ഇപ്പോഴത്തെ ഒരു text book എടുത്ത് വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്‍ NCERTsylabus പ്രകാരം

ഇവിടെ ജോലി ചെയ്യണമെങ്കില്‍ നമ്മള്‍ ജനിച്ചു വളര്‍ന്ന നാടിന്‍റെ ഒരു പുരാതന അല്ലെങ്കില് അതിന്‍റെ ഒരു background നമുക്കറിയണമല്ലോ. നമ്മുടെ പ്രധാന സംഭവമാണല്ലോ നമ്മുടെ നാട് എന്ന് പറയുന്നത്. അതുപോലും നമ്മുടെ education system ത്തില്‍ നിന്നും ഒഴിവാക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടത്തെ NCERT പോലത്തെ syllabus prepare ചെയ്യുന്ന team ചെയ്യുന്നത്. അതുപോലെ periodic table. Periodic table എന്ന് പറയുന്നത് chemistry യുടെ അടിസ്ഥാനം തന്നെ അതാണല്ലോ. നമ്മള് ശ്വസിക്കുന്ന oxygen അതേപോലെതന്നെ മറ്റു വാതകങ്ങള്‍ അതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളൊരു അതിന്‍റെ ഘടനയും, ബാക്കി രാസനാമങ്ങളും അതൊക്കെ അതിന്റേതായിട്ടുള്ള എല്ലാ configurations ഉം അല്ലെങ്കില്‍ ഒരു മൂലകത്തിന്‍റെ എല്ലാ വരുന്ന സംഭവമാണല്ലോ periodic table. അതുപോലും എടുത്ത് ഒഴിവക്കിയേക്കുവാണ് നമ്മുടെ ഈ NCERT അപ്പൊ അതിനൊക്ക എന്താ അതൊക്കെ adjust ചെയ്ത് ജീവിക്കാന്‍ പറ്റുന്നുണ്ടോ? അല്ലെങ്കില്‍ ആ ഒരു educational background അല്ലെങ്കില്‍ ആ ഒര education pattern ആണോ നമ്മക്ക്. വേണ്ടത്. കാരണം education എന്ന് പറയുന്നത് ഒരു normal വ്യക്തിയെ പറ്റി

അതൊക്കെ എങ്ങനെ ഏർ അപ്പു നീ നോക്കിക്കാണുന്നേ. ഞാൻ നിന്നെ വിളിച്ചിട്ട് കൊറ advance ആയിട്ടുള്ള കാര്യങ്ങള്‍ സംസരിക്കുകയല്ലട്ടോ ഞാന്‍. ഞാന്‍ ഇങ്ങനെ ഈ കൊറേ ഇങ്ങനെ ഈ education നെ പറ്റീട്ടുള്ള കൊറേ ഇങ്ങനെ news കാണുമ്പോ അറിയുന്ന ആള്‍ക്കാരോട് സംസാരിചിട്ടല്ലേ കാര്യം ഉള്ളൂ. അതെ അതെ. അത് നമ്മള് പഠിക്കുന്ന സമയത്ത് ഈ periodic table അല്ലെങ്കില്‍ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പറഞ്ഞ പോലെ അടിസ്ഥാന ഘടകങ്ങളാണ്. അതൊക്കെ ഒഴിവാക്കീട്ട് സത്യം പറഞ്ഞാല്‍ കുട്ടികൾക്ക് mental pressure കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവരത് ഒഴിവാക്കാൻ നോക്കണത് മിക്കതും. അങ്ങനത്തെ കാര്യങ്ങൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ എന്തു പഠിച്ചാലും അല്ലാ എങ്കില്‍ നമുക്ക് ഇതിനെപറ്റി ഇതുമായി ബന്ധമുള്ള വേറെ കാര്യങ്ങൾ plus two വില് science എടുക്കണവരായാലും അതുപോലെ ഈ lab ഇല്‍ കയറുമ്പോള്‍ അല്ലെങ്കില്‍ വേറെ നമുക്ക് ആഹ് അപ്പൊ ഓരോ course എടുക്കുമ്പോ ആഹ് അവർക്ക് അതൊക്കെ ഉപകാരപ്പെടും. അത് അപ്പത്തന്നെ നമ്മള് ഒഴിവാക്കി കളയുകയാണെന്നുണ്ടെങ്കിൽ plus two വില് എന്തായാലും ഇത് വീണ്ടും പഠിച്ചെടുക്കേണ്ട അവസ്ഥ വരും. കാരണം ഇതൊന്നും പഠിക്കാതെ നമുക്കൊരു lab ഇൽ കയറാനോ, അല്ലെങ്കില്‍ chemistry യുടെ മൂലകങ്ങളും അത് ഇതും ഒന്ന് അറിയാണ്ട് നമുക്കൊരു work ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല. ഇതിപ്പോൾ ഒഴിവാക്കാന്ന് ഉള്ളോണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവര്ക്ക് തന്നെ അറിയുള്ളൂ. കാരണം ഇത് ഒഴിവാക്കിയതിനോട് എനിക്ക് തീരെ വിയോജിക്കാൻ കഴിയില്ല കാരണം നമ്മുട syllabus ഇങ്ങനെ ഒഴിവാക്കുന്നുണ്ട് ഒരു നേട്ടവും നമുക്ക് ഉണ്ടാകാന്‍ പോണില്ല. ഇപ്പം തന്നെ നമ്മള് പഠിക്കണത് നമ്മള് പഠിക്കണത് നമുക്ക് തോന്നും കൂടുതലാണെന്ന്. പക്ഷെ ആഹ് പൊറത്ത് പൊ പൊറത്ത്ന്ന്വരുന്നവരായാലും അല്ലെങ്കി വേറെ syllabus ഞമ്മൾഡേ state syllabus അല്ലാണ്ട് വേറെ syllabus പഠിക്കുന്നവരുടെ ഒക്കെ നമ്മള് ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഓ, ഇത്രയും കാര്യങ്ങള്‍ ഇതിനെ കുറിച്ചിട്ടു പഠിക്കാന്‍ ഉണ്ടോ എന്ന് നമ്മള്‍ അതിശയിച്ചു പോവും. കാരണം അത്രത്തോളം syllabus കൊറച്ച് കൊറച്ച് തന്നോണ്ട്‌ ഇരിക്കുകയാണ്. അതുകൊണ്ട് വല്യ ഉപകാരമൊന്നുമില്ല ഇങ്ങനെ കുറയ്ക്കുന്നോണ്ട്. നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ അത് ശരിയാണ്. ഇപ്പം നമ്മുടെ തന്നെ പൊന്നൂന്‍റെയും അതുപോലെ തന്നെ ദേവുവിന്റെയും ഒക്കെ ആഹ് syllabus അവരുടെ computer science ഇന്‍റെ syllabus എടുത്തു നോക്കുമ്പോഴേ എനിക്ക് എന്‍റെ ഞാൻ polytechnic പഠിച്ച സമയത്ത് ഞാൻ പഠിക്കുന്ന കാര്യത്തിന്‍റെ basic സംഭവങ്ങള് ആണെങ്കിലും അല്ലെങ്കില്‍ വേറെ

lab ഇലെ system ഒരു folder create ചെയ്യുക. അല്ലാ എന്നുണ്ടെങ്കി gimp ഇല്‍ എന്തെങ്കിലും ചെയ്യുക. അതെത്ര അതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ഇവര് ഈ അഞ്ചാം class ഇലും ആറാം class ഇലും പഠിക്കാന്‍ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാല്‍ computer ഇന്‍റെ ഘടന എന്താണ്? അല്ലെങ്കിൽ computer ഇല്‍ എങ്ങനെയാണ് ഒരു operation work ചെയ്യുന്നത്. എങ്ങനെ ഒരു website ഉണ്ടാക്കാം? അതൊക്കെ വൃത്തിയായിട്ട് അവര് പഠിക്കുന്നുമുണ്ട്. അവരെ പഠിപ്പിക്കുന്നുമുണ്ട്. അതാണ് പ്രത്യേകത. ഞാൻ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടുപോയിട്ടുണ്ട്. ഞാനൊക്കെ ഈ സംഭവം പത്താം class ഇലല്ല ഒമ്പതാം class ഇൽ IT ഇല്‍ കേൾക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഇവർ ഇപ്പോൾ തന്നെ പഠിക്കുന്നു. ഞങ്ങക്കൊര്‍മ്മയുണ്ട് ഏതോ ഒരു വര്‍ഷങ്ങളില്‍ ആഹ് നീ നിന്‍റെ പത്താം class ഇല്‍ ആയിരുന്നു IT പഠിപ്പിച്ചപ്പോള്‍ നിനക്ക് പറഞ്ഞു തന്നില്ലേ ഒരു

just clip ചെയ്യുന്ന പരിപാടി just copy അടിക്കുന്ന ഒരു പരിപാടി

അപ്പോ അത് മാറിയാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ State syllabus ഇലോട്ട് വരുന്നത് അല്ലെങ്കില്‍ state school പഠിക്കുന്നേ. സാമ്പത്തികമായിട്ട് അറിയാലോ CBSE school ഇലൊക്കെ ഭയങ്കര രീതിക്ക്

സാമ്പത്തികമായിട്ട് ചിലപ്പോ അത്ര state school ഇല്‍ govt school പഠിച്ചിട്ടാണെങ്കിലും പഠിപ്പിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ അടിസ്ഥാനപരമായ ഒരു കാര്യങ്ങൾ പോലും നിഷേധിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം,

നമുക്ക് അറിയാം നമ്മുടെ parents ഏതൊക്കെ തൊഴില്‍ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. കാരണം, അവര്ക്ക് എന്താ education കിട്ടിയിട്ടില്ലാ. അതിനനുസരിച്ചിട്ടുള്ള ഒരു job കിട്ടിയിട്ടില്ല. പക്ഷേ അത് മാറ്റി നല്ലൊരു ജോലിയും, നല്ലൊരു വിദ്യാഭ്യാസവും കൃത്യമായ ഒരു ലക്ഷ്യത്തിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ആ സമയത്ത് അതിനു ആവശ്യമില്ലാത്ത കാര്യങ്ങളും, അല്ലെങ്കില്‍ അതിനാവശ്യമായ ഒരു കാര്യങ്ങളും കൊടുക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് അല്ലേ. അതെയതെ, ഇപ്പ ഈ പറഞ്ഞ പോലെ തന്നെ test കണ്ടിട്ട് അവൾ എന്നോട് ഓരോന്ന് അപ്പുവേട്ടാ ഇത് പഠിച്ചിട്ടുണ്ടോ? എന്താ ഏതിനാ എന്ന് ചോദിക്കുമ്പോള്‍ നമ്മള് ആഹ് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയാണ്. കാരണം അവർ ഇപ്പം തന്നെ coding പഠിക്കാൻ തുടങ്ങി. ഞാൻ plus one ഇത് computer application ആയിരുന്നു.

പത്താം class ഏകദേശം പകുതി ആയപ്പോൾ algebra ഒന്ന് പഠിപ്പിച്ചു എന്നല്ലാണ്ട് പത്താം class വരെയും നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും പഠിപ്പിക്കണില്ല. നമ്മളൊക്കെ lab ഇല്‍ കയറും. കൊറച്ചുനേരം അവിടെ എന്തെങ്കിലും ചെയ്യും. അതിന് ശേഷം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ game എടുത്ത് കളിക്കളം എന്നുള്ള ഒരു

അവര കൂടുതലായിട്ട് ഓരോരോ coding ഒക്കെ ഏഴാം class മുതല്‍ക്കു തന്നെ അവര്‍ക്ക് ഏകദേശം ഈ c plus plus ഒക്കെ പഠിക്കണം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാ എനിക്ക് തോന്നണേ. കാരണം എന്താന്ന് വച്ചാ അവരുടെ text ഞാന്‍ അങ്ങനെയാണ് കണ്ടത്. ഏഴാം class ഇന് ശേഷം അവർക്ക് c plus plus, ഒമ്പതാം class ആവുമ്പോഴേക്ക് HTML, പത്താം class ഓടു കൂടി അവര്‍ക്ക് programming full ഉം തറമായി പഠിക്കണ വിധത്തിലാണ്. ഇപ്പം എന്റെ ഒപ്പം തന്നെ പഠിക്കണ ഒരു കുട്ടി തന്നെ CBSEschool ഇല്‍ നിന്ന് വന്നതാണ്. അവനീ coding ഒക്കെ വളരെ എളുപ്പമായിരുന്നു. ഞങ്ങളെല്ലാവരും ഇപ്പം ഈ state syllabus ഇൽ പഠിച്ചവരാണ് കൂടുതലും. അവരൊക്കെ ഈ coding കാണാതെ പഠിച്ച് വേറൊരു code ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ഏകദേശം ഒരു അഞ്ചു minute ഇന്‍റെ ഉള്ളില്‍ അവനെത്ര വല്യ program ഉം ഉണ്ടാക്കിത്തരുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോ അതിനു തന്നെ നമുക്ക് മനസ്സിലാവും state syllabus ഉം,

ആ അതെ അതെ. correct ആ. എന്താന്നറിയോ? ഇപ്പോൾ ഞാൻ പറയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഒരു language develop ചെയ്ത് എടുക്കാൻ നമുക്ക് തന്നെ സമയം പിടിക്കും. അപ്പൊ എന്താ പ്രശ്നം എന്ന് വച്ച് കഴിഞ്ഞാ ഈ പിള്ളേര് ഉണ്ടല്ലോ CBSE കഴിഞ്ഞു വരുന്ന പിള്ളേര്

ആ ഒരു system ഉം, അതുപോലെ CBSE ന്‍റെ system ഉം compare ചെയ്യുമ്പോള്‍ ഭയങ്കര നല്ല വ്യത്യാസമാണ് ഉള്ളത്. ദാ നമ്മടെ ഒന്നാം class ഇന്‍റെ ഒക്കെ ഇപ്പളും ഇപ്പം ദാ രാവിലെ നോക്കിയപ്പോ അഞ്ചാം class ഇലെ ഹിന്ദി പാഠപുസ്തകത്തില് ഉള്ള ഒരു പാട്ട് അത് ഇപ്പളും ഓര്‍മ്മയാ. അത് തന്നെയാ ഇപ്പളത്തെ പിള്ളേരും പഠിച്ചു കൊണ്ടിരിക്കുന്നത്. അതില് വല്യ വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ല. അതാ പ്രശ്നം നമ്മള് അവര് എന്താണ് എവിടെയാണോ ആവശ്യം അല്ലെങ്കില്‍ എന്താണോ ഇപ്പോഴത്തെ ഒരു society ഇക്ക് ആവശ്യം ഉള്ള syllabus എന്താണോ ഇപ്പോഴത്തെ ഒരു society ഇക്ക് ആവശ്യം ഉള്ള കാര്യങ്ങള് അതാണ് പഠിപ്പിക്കേണ്ടത് ഈ State syllabus ഇന്‍റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് പണ്ട് മുതലേ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എന്ത് അത് തന്നെ പഠിപ്പിക്കുന്നു. ഇപ്പൊ പൊറമേ ഉള്ള സാധനങ്ങള്‍ കൂടി ഒഴിവാക്കാന്‍ കൂടി തുടങ്ങുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാ.

add ചെയ്തിട്ടുണ്ട്. അതൊഴിവാക്കീട്ടു ഇത് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതില് വെയ്ക്കാതെ അതൊക്കെ അവിടെ തന്നെ നിര്‍ത്തി അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ ഒഴിവാക്കുകയാണ് ചെയ്തത്. അത് ചെയ്തു ശരിക്കും ശരിയായില്ല. കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ

ആഹ് ബാക്കിയുള്ള syllabus വെച്ചിട്ട് സത്യം പറഞ്ഞാ ഒരു കാര്യവുമില്ല. ഉം നീ എന്തായാലുമേ ഒരു കാര്യം ചെയ്യൂ. എടുക്കുമ്പം നല്ല university ക്ക് നല്ല syllabus ഉം നോക്കീട്ടു എടുക്കൂ കേട്ടോ. അതൊക്കെ net ഇല് available ആണ്. ഏതൊക്കെ ഒരു course എടുക്കുമ്പോൾ എന്തൊക്കെ പഠിക്കേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അത് നോക്കീട്ട് ചെയ്യ്. ഞാനിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മള് B. com എടുത്തിട്ട് Bcom ഇനോപ്പം തന്നെ രണ്ടു വര്‍ഷമാണ്‌ bank coaching വരുന്നത്. അപ്പൊ bank coaching Bcom ഇമിനോപ്പം തന്നെ ചെയ്തിട്ട് Bcom ഇപ്പം മൂന്നു വര്‍ഷമാണല്ലോ. അപ്പൊ മൂന്നു വര്‍ഷം എടുത്തിട്ടു അതിന്‍റെ ഒപ്പം തന്നെ നമ്മള് bank coaching രണ്ടു വര്‍ഷം ചെയ്യുകയാണ് എന്നുണ്ടെങ്കില്‍ നമുക്കാ രണ്ടു വര്‍ഷം നമുക്ക് wastage ഇല്ലാണ്ട് ഇതാക്കാം. ഈ മൂന്നുവർഷം കഴിഞ്ഞ് കഴിഞ്ഞാല്‍ നമുക്ക് നേരിട്ട് bank ഇന്‍റെ പരീക്ഷ എന്നാണോ വരുന്നേ അതിനു application കൊടുക്കുക. Bank ഇന്‍റെ exam എഴുതുക. എന്നിട്ട് ഏതെങ്കിലും ഒരു bank ഇല്‍ കയറി ചെറിയ salary ആണെങ്കിൽ കൂടിയും അങ്ങനെ ചെയ്തതിനു ശേഷം നമുക്ക് പിന്നെ chartered accountancy എടുക്കണമെന്നുണ്ടെങ്കില്‍ പതുക്കെ എടുത്താ മതിയല്ലോ. അപ്പൊ അഞ്ചു വര്‍ഷത്തെ course എന്നുള്ളത് നമ്മളൊരു ഏഴ്

അതേ ഒരു call വരുന്നുണ്ട്. ഞാന്‍ വിളിക്കാം. College ഈന്ന് ഒരു sir വിളിക്കുന്നയാ. ഞാന്‍ വിളിക്കാം. ഇപ്പം വിളിക്കാട്ടോ.